മനസ്സു പറയുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
കഴിഞ്ഞ മാസത്തിൽ നാമെല്ലാം ദീപാവലി ആഘോഷിക്കുകയായിരുന്നു
എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ദീപാവലിയുടെ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ജവാന്മാർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ ചൈനയോടു ചേർന്നുള്ള നമ്മുടെ അതിർത്തിയിൽ പോയിരുന്നു
യുടെയും സൈന്യത്തിന്റെയും ജവാന്മാരോടൊപ്പം ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ ദീപാവലി ആഘോഷിച്ചു
എല്ലാ പ്രാവശ്യവും പോകാറുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ അനുഭവം ഒന്നു വേറിട്ടതു തന്നെയായിരുന്നു
രാജ്യത്തെ നൂറ്റി ഇരുപത്തിയഞ്ചുകോടി ജനങ്ങൾ തികഞ്ഞ പുതുമയോടെ ഈ ദീപാവലി സൈന്യത്തിലെ ജവാന്മാർക്കായി സമർപ്പിച്ചു
അതിന്റെ പ്രതിഫലനം അവിടെ എല്ലാ ജവാന്മാരുടെയും മുഖത്ത് പ്രകടമായിരുന്നു
വികാരതരളിതരായി കാണപ്പെട്ടതിനൊപ്പം ദേശവാസികൾ ശുഭാശംസകളയച്ച് തങ്ങളുടെ സന്തോഷത്തിൽ സുരക്ഷാ സൈനികരെ പങ്കാളികളാക്കിയത് വളരെ ആശ്ചര്യകരമായ പ്രതികരണമായിരുന്നു
ആളുകൾ സന്ദേശമയച്ചുവെന്നു മാത്രമല്ല മനസ്സുകൊണ്ട് അവരുമായി ചേരുകയായിരുന്നു
ചിലർ കവിതയെഴുതി ചിലർ ചിത്രം വരച്ചു ചിലർ കാർട്ടൂൺ വരച്ചു ചിലർ വീഡിയോ ഉണ്ടാക്കി
അതായത് എത്രയെത്രയോ വീടുകൾ സൈനിക പോസ്റ്റുപോലെയായി മാറിയിരുന്നു
ഇപ്പോഴും ഈ കത്തുകൾ ഞാൻ കാണുമ്പോൾ എത്ര ഭാവനാസമ്പന്നവും കാഴ്ചപ്പാടുനിറഞ്ഞതുമാണെന്നു കണ്ട് എനിക്ക് ആശ്ചര്യമാണു തോന്നുന്നത്
അതിൽ നിന്നാണ് ചില ഇനങ്ങൾ തെരഞ്ഞെടുത്ത് സമാഹരിച്ച് ഒരു കൈപ്പുസ്തകമാക്കാൻ മൈ ഗവ് ന് വിചാരമുണ്ടായത്
നിങ്ങളുടെയെല്ലാം സഹകരണം കൊണ്ട് അതിന്റെ പണി നടക്കുന്നു
നിങ്ങളുടെയെല്ലാം പങ്കാളിത്തം കൊണ്ട് രാജ്യത്തിന്റെ സൈന്യത്തെക്കുറിച്ചു നിങ്ങൾക്കുള്ള സങ്കല്പങ്ങൾക്കും സുരക്ഷാസൈന്യത്തോട് നിങ്ങൾക്കെല്ലാമുള്ള കാഴ്ചപ്പാടിനും ഇടം കൊടുത്തുകൊണ്ട് പുസ്തകം തയ്യാറാകുന്നു
ഒരു ജവാൻ എനിക്കെഴുതി പ്രധാനമന്ത്രീജീ ഞങ്ങൾ സൈനികർക്ക് ഹോളി ദീപാവലി തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും അതിർത്തിയിലാണു നടക്കുക
എല്ലാ നിമിഷങ്ങളിലും നാടിന്റെ സുരക്ഷയെന്ന ചിന്തയിൽ മുഴുകിയാണു കഴിയുക
എന്നാലും ആഘോഷാവസരങ്ങളിൽ വീടിനെക്കുറിച്ചോർമ്മ വരും
എങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം അതുണ്ടായില്ല
ആഘോഷമാണ് വീട്ടിലല്ലല്ലോ എന്ന ചിന്ത ഉണ്ടായതേയില്ല
ഞങ്ങളും നൂറ്റിയിരുപത്തിയഞ്ചുകോടി ഭാരതീയർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നുവെന്ന അനുഭൂതിയായിരുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ സുരക്ഷാ സൈനികർക്കിടയിൽ ജവാന്മാർക്കിടയിൽ ഈ ദീപാവലിക്ക് ഈ പരിതഃസ്ഥിതിയിലുണ്ടായ അനുഭൂതി ഇതുപോലുള്ള വിശേഷാവസരങ്ങളിൽ മാത്രമുണ്ടാകേണ്ടതാണോ നാം ഒരു സമൂഹമെന്ന നിലയിൽ രാഷ്ട്രമെന്ന നിലയിൽ നമുക്കൊരു സ്വഭാവമുണ്ടാക്കണം ഒരു ശീലമാക്കണം എന്നാണ് എനിക്ക് അഭ്യർഥിക്കാനുള്ളത്
എന്താഘോഷമാണെങ്കിലും ഉത്സവമാണെങ്കിലും സന്തോഷാവസരമാണെങ്കിലും നമ്മുടെ രാജ്യത്തെ സൈനികരെ നാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ തീർച്ചയായും ഓർമ്മിക്കണം
രാഷ്ട്രം മുഴുവൻ സൈനികർക്കൊപ്പം നിൽക്കുമ്പോൾ സൈന്യത്തിന്റെ ശക്തി 125 കോടി മടങ്ങ് വർധിക്കുന്നു
കുറച്ചു ദിവസം മുമ്പ് ജമ്മുകശ്മീരിലെ ഗ്രാമങ്ങളിലെ പ്രധാനികളെല്ലാം കൂടി കാണാൻ വന്നു
അവർ ജമ്മുകശ്മീർ പഞ്ചായത് കോൺഫറൻസിന്റെ ആളുകളായിരുന്നു
കശ്മീർ താഴ്വരെയിലെ ഓരോരോ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരായിരുന്നു
ഏകദേശം 4050 പേരുണ്ടായിരുന്നു
അവരുമായി കുറച്ചധികം സമയം സംസാരിക്കാൻ എനിക്കവസരം കിട്ടി
അവർ അവരുടെ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളുമായിട്ടാണെത്തിയത്
എന്നാൽ സംസാരം പുരോഗമിച്ചപ്പോൾ താഴ്വരയിലെ സ്ഥിതിഗതികൾ നിയമ വ്യവസ്ഥ കുട്ടികളുടെ ഭാവി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കടന്നുവന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു
വളരെ സ്നേഹമായി തുറന്ന മനസ്സോടെ ആ ഗ്രാമപ്രധാനികൾ സംസാരിച്ചു എല്ലാ കാര്യങ്ങളും എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നവയായിരുന്നു
സംസാരത്തിനിടയിൽ കശ്മീരിൽ കത്തിച്ചുകളഞ്ഞ സ്കൂളുകളുടെ കാര്യവും കടന്നുവന്നു
നമുക്കെല്ലാവർക്കുമുണ്ടാകുന്നതുപോലെയുള്ള വേദന ആ ഗ്രാമപ്രധാനികൾക്കുമുണ്ടായിരുന്നു അവരും പറഞ്ഞത് സ്കൂളല്ല കുട്ടികളുടെ ഭാവിയാണ് എരിച്ചുകളഞ്ഞതെന്നാണ്
നിങ്ങൾ പോയി ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചു ശ്രദ്ധിക്കൂ എന്നു ഞാനവരോട് അഭ്യർഥിച്ചു
കശ്മീർ താഴ്വരയിൽ നിന്നു വന്ന ആ ഗ്രാമപ്രധാനികളെല്ലാം തന്നെ എനിക്കു നൽകിയ വാക്ക് പൂർണ്ണമായും പാലിച്ചുവെന്നതിൽ എനിക്കു വളരെ സന്തോഷമുണ്ട്
അവർ ഗ്രാമത്തിൽ പോയി ദൂരെദൂരെയുള്ള ആൾക്കാരെപ്പോലും ജാഗരൂകരാക്കി
അല്പദിവസങ്ങൾക്കുമുമ്പ് ബോർഡ് പരീക്ഷ നടന്നപ്പോൾ കശ്മീരിലെ കുട്ടികൾ ഏകദേശം 95 ശതമാനം പേർ പരീക്ഷയിൽ പങ്കെടുത്തു
ബോർഡ് പരീക്ഷയിൽ ഇത്രയധികം കുട്ടികൾ പങ്കെടുത്തത് ജമ്മു കശ്മീരിലെ നമ്മുടെ കുട്ടികൾ ഉജ്ജ്വലമായ ഭാവിക്കുവേണ്ടി വിദ്യാഭ്യാസത്തിലൂടെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ താണ്ടാൻ ദൃഢനിശ്ചയം ചെയ്തവരാണെന്നാണ് സൂചിപ്പിക്കുന്നത്
അവരുടെ ഈ ഉത്സാഹത്തിന് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു
അതോടൊപ്പം അവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അവരുടെ അദ്ധ്യാപകരെയും എല്ലാ ഗ്രാമപ്രധാനികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരേ ഇപ്രാവശ്യം ഞാൻ മൻ കീ ബാതിനായി നിർദ്ദേശങ്ങൾ ക്ഷണിച്ചപ്പോൾ വളരെയേറെ നിർദ്ദേശങ്ങൾ വന്നു
500 1000 നോട്ടുകളെക്കുറിച്ച് വിശദമായി പറയണമെന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം
നവംബർ 8ന് രാത്രി 8 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ മഹത്തായ ഒരു നീക്കം ആരംഭിക്കയാണെന്നു പറയുകയുണ്ടായി
ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വച്ചപ്പോൾത്തന്നെ ഈ തീരുമാനം ഒരു സാധാരണ തീരുമാനമല്ലെന്നും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെന്നും പറയുകയുണ്ടായി
എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണോ അത്രതന്നെ പ്രാധാന്യത്തോടെ അതു നടപ്പാക്കുകയും വേണം
നമ്മുടെ സാധാരണ ജീവിതത്തിൽത്തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് എനിക്കു തോന്നിയിരുന്നു
ഈ തീരുമാനത്തിന്റെ സ്വാധീനത്തിൽ നിന്നു പുറത്തുവരാൻ 50 ദിവസം വേണ്ടിവരുമെന്നും അത്രയ്ക്കു വലിയ തീരുമാനമാണെന്നും ഞാൻ പറഞ്ഞിരുന്നു
ഈ 50 ദിവസത്തിനുശേഷമേ സാധാരണ നിലയിലേക്കു മടങ്ങാനാകൂ എന്നും പറഞ്ഞു
70 വർഷങ്ങളായി ഏതൊരു രോഗത്തെയാണോ നാം അനുഭവിച്ചു പോരുന്നത് ആ രോഗത്തിൽ നിന്നു രക്ഷപ്പെടാനുള്ള നീക്കം ലളിതമാവില്ല
നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്കു നന്നായി മനസ്സിലാകും
എന്നാൽ നിങ്ങളെ വഴി തെറ്റിക്കാൻ വളരെയേറെ ശ്രമങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽ പെടുമ്പോഴും നിങ്ങളുടെ പിന്തുണയും സഹകരണവും കാണുമ്പോൾ നിങ്ങൾ സത്യത്തെ ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നെന്നും രാജ്യനന്മ ലാക്കാക്കിയുള്ള ഈ സംരഭത്തെ നിങ്ങൾ ശരിയായി സ്വീകരിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാകുന്നു
500 ന്റെയും 1000ന്റെയും നോട്ടുകൾ ഇത്രയും വലിയ രാജ്യം ഇത്രയുമധികം കറൻസികൾ കോടിക്കണക്കായ നോട്ടുകളും ഈ തീരുമാനവും ലോകമാകെ ശ്രദ്ധയോടെ കാണുകയാണ്
എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഇതിനെ വിശകലനം ചെയ്യുകയാണ് വിലയിരുത്തുകയാണ്
ഭാരതത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചുകോടി ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വിജയം നേടുമോ എന്നു നോക്കുകയാണ്
ലോകത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമുണ്ടാകാം
ഭാരതത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചുകോടി ജനങ്ങളോട് തികഞ്ഞ ആദരവാണ്
ഈ തീരുമാനം വിജയിപ്പിക്കുമെന്ന് തികഞ്ഞ വിശ്വാസമുണ്ട്
നമ്മുടെ രാജ്യം സ്വർണ്ണം പോലെ മാറ്റു തെളിയിക്കും
അതിനുത്തരവാദി ഇവിടത്തെ പൌരന്മാരാണ് നിങ്ങളോരോരുത്തരുമാണ് വിജയത്തിലേക്കുള്ള ഈ വഴിതെളിക്കാനായതുപോലും നിങ്ങൾ കാരണമാണ്
രാജ്യമെങ്ങും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ ഘടകങ്ങളും ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബാങ്ക് ശാഖകളും ലക്ഷക്കണക്കിനു ബാങ്കുദ്യോഗസ്ഥരും ഒന്നരലക്ഷത്തിലധികം പോസ്റ്റോഫീസുകളും ഒരു ലക്ഷത്തിലധികം ബാങ്ക് മിത്രങ്ങളും രാപ്പകൽ ഈ കാര്യത്തിലേർപ്പെട്ടിരിക്കയാണ്
തികഞ്ഞ സമർപ്പണത്തോടെ പ്രവർത്തിക്കയാണ്
പല തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്കിടയിൽ ഇവരെല്ലാം വളരെ ശാന്തചിത്തരായി ഇതിനെ ഒരു ദേശസേവനയജ്ഞമായി കണക്കാക്കി ഒരു മഹത്തായ മാറ്റത്തിനുള്ള ശ്രമമായി കണക്കാക്കി പ്രവർത്തനനിരതരാണ്
രാവിലെ ആരംഭിച്ച് രാത്രി എപ്പോൾ പൂർത്തിയാകുന്നെന്നറിയുക പോലും ചെയ്യാതെ ജോലി ചെയ്യുകയാണ്
അതുകൊണ്ടു തന്നെ ഭാരതം ഈശ്രമത്തിൽ വിജയിക്കുമെന്ന് വ്യക്തമായി കാണാനാകുന്നുണ്ട്
ഇത്രയും ബുദ്ധിമുട്ടിനെല്ലാമിടയിലും ബാങ്കിലെയും പോസ്റ്റാഫീസിലെയും ഉദ്യോഗസ്ഥരെല്ലാം ജോലി ചെയ്യുന്നു
മനുഷ്യത്വത്തിന്റെ കാര്യം വന്നാൽ അവർ രണ്ടടി മുന്നിലാണെന്നാണു കാണുന്നത്
ഖംഡ്വാ യിൽ ഒരു വയോധികന് അപകടം സംഭവിച്ചു പെട്ടെന്ന് പണത്തിന്റെ അത്യാവശ്യം വന്നു അവിടത്തെ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ അദ്ദേഹം സ്വയം ആ വയോധികന്റെ വീട്ടിൽ ചെന്ന് ചികിത്സയുടെ ആവശ്യത്തിന് പണം എത്തിച്ചുകൊടുത്തുവെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി
ഇതുപോലുള്ള അസംഖ്യം കഥകൾ ദിവസേന ടിവിയിലും മാധ്യമങ്ങളിലും പത്രങ്ങളിലും നിന്നും പലരോടും സംസാരിക്കുന്നതിലൂടെയും അറിയാനാകുന്നു
ഈ മഹത്തായ യജ്ഞത്തിൽ പരിശ്രമിക്കുന്ന പുരുഷാർഥം അർപ്പിക്കുന്ന ഈ സുഹൃത്തുക്കളോടെല്ലാം ഞാൻ ഹൃദയപൂർവ്വം നന്ദി വ്യക്തമാക്കുന്നു
വെല്ലുവിളിയെ നേരിട്ടു മുന്നേറുമ്പോഴാണ് ശക്തി തിരിച്ചറിയാനാകുന്നത്
പ്രധാനമന്ത്രി ജൻ ധൻ യോജനയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബാങ്കുദ്യോഗസ്ഥർ അതെങ്ങനെ സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുവെന്നും 70 വർഷങ്ങളിൽ നടക്കാഞ്ഞ കാര്യം ചെയ്തുകാണിച്ചുവെന്നതും എനിക്ക് നന്നായി ഓർമ്മയുണ്ട്
അവരുടെ മിടുക്ക് പ്രകടമായി
ഇപ്പോൾ ഒരിക്കൽകൂടി ഒരു വെല്ലുവിളി അവരേറ്റെടുത്തിരിക്കയാണ്
നൂറ്റിയിരുപത്തിയഞ്ചു കോടി ഭാരതവാസികളുടെ ദൃഢനിശ്ചയം എല്ലാവരുടെയും ഒന്നുചേർന്നുള്ള മനസ്സർപ്പിച്ചുള്ള പ്രയത്നം ഈ രാഷ്ട്രത്തെ ഒരു പുതിയ ശക്തിയാക്കി മുന്നോട്ട് നയിക്കുമെന്ന് എനിക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്
ഇന്നും ചില ആളുകളുടെ ദുഃസ്വഭാവം വിട്ടുപോകാത്ത വിധം വ്യാപിച്ചിരിക്കുന്നു
ഇപ്പോഴും ചില ആളുകൾക്കു തോന്നുന്നത് അഴിമതിയുടെ പണം ഈ കള്ളപ്പണം ഈ കണക്കിൽപെടാത്ത പണം ഈ ബിനാമി പണം എന്തെങ്കിലുമൊക്കെ വഴികണ്ടെത്തി വീണ്ടും സാമ്പത്തികമേഖലയിൽ കൊണ്ടുവരാമെന്നാണ്
അവർ തങ്ങളുടെ പണം കാക്കാനുള്ള ശ്രമത്തിൽ നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നു
ഇതിലും അവർ ദരിദ്രരെ ഉപയോഗിക്കാനുള്ള മാർഗ്ഗമാണ് തെരഞ്ഞെടുക്കുന്നതെന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം
ദരിദ്രരെ വഴിതെറ്റിച്ച് പ്രലോഭിപ്പിച്ച് അവരുടെ അക്കൌണ്ടിൽപണം നിക്ഷേപിച്ച് അതല്ലെങ്കിൽ അവരെക്കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യിച്ച് കള്ളപ്പണത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്
ഇന്നെനിക്ക് അവരോടു പറയാനുള്ളതിതാണ് തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം നിയമം പാലിക്കുയോ പാലിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം എന്തു ചെയ്യണമെന്ന് നിയമം നോക്കിക്കോളും
പക്ഷേ ദയവായി ദരിദ്രരുടെ ജീവിതവുമായി കളിക്കാതിരിക്കൂ
രേഖകളിൽ ദരിദ്രന്റെ പേരു വരുകയും പിന്നീട് അന്വേഷണം വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പാപം കാരണം ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്ന പ്രവർത്തിയൊന്നും ചെയ്യരുത്
നടപ്പിലാക്കുന്ന ബിനാമി സമ്പത്തിന്റെ കാര്യത്തിലുള്ള നിയമം വളരെ ബുദ്ധിമുട്ടിക്കുന്നതാകും
ദേശവാസികളെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമില്ല
മദ്ധ്യപ്രദേശിൽ നിന്ന് ശ്രീ ആശിഷ് 500 1000 രൂപകൾക്കെതിരെ ആരംഭിച്ചിരിക്കുന്ന യുദ്ധത്തിനെ ടെലിഫോൺ ചെയ്ത് പ്രശംസിക്കയുണ്ടായി
അദ്ദേഹം പറഞ്ഞു
സർ നമസ്തേ എന്റെ പേര് ആശിഷ് പാരേ എന്നാണ്
മധ്യപ്രദേശ് ഹർദാ ജില്ലയിലെ തിരാലി താലൂക്കിലെ തിരാലി ഗ്രാമത്തിൽ നിന്നാണ്
അങ്ങ് അഞ്ഞൂറ് ആയിരം രൂപാ നോട്ടുകൾ നിരോധിച്ചത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്
ആളുകൾക്ക് അസൌകര്യങ്ങളുണ്ടെങ്കിലും രാഷ്ട്രത്തിന്റെ ഉന്നതിക്കായുള്ള ഈ കടുത്ത ചുവടുവയ്പ്പിനെ സ്വാഗതം ചെയ്തതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ മൻ കീ ബാതിൽ പറയണം
അതിലൂടെ ആളുകൾക്ക് ഉത്സാഹമുണ്ടാകും രാഷ്ട്രനിർമ്മാണത്തിന് നോട്ടില്ലാത്ത കാഷ്ലെസ് സമ്പദ്വ്യവസ്ഥ വളരെ അത്യാവശ്യമാണ്
ഇക്കാര്യത്തിൽ ഞാൻ രാജ്യത്തിനൊപ്പമാണ്
അങ്ങ് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ച നടപടിയിൽ വളരെ സന്തോഷമുണ്ട്
ഇതുപോലെ ഒരു ഫോൺ കർണ്ണാടകയിലെ ശ്രീ
യേലപ്പാ വേലാങ്കറിൽ നിന്നു കിട്ടുകയുണ്ടായി
മോദീജീ നമസ്തേ ഞാൻ കർണ്ണാടകയിലെ കോപ്പൽ ജില്ലയിലെ കോപ്പൽ ഗ്രാമത്തിൽ നിന്നേ യേലപ്പാ വേലാങ്കറാണു സംസാരിക്കുന്നത്
അങ്ങയ്ക്ക് മനസ്സുകൊണ്ട് നന്ദിയേകാനാഗ്രഹിക്കുന്നു
കാരണം അങ്ങ് അച്ഛേ ദിൻ ആയേംഗേ എന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു വലിയ ചുവടുവയ്പ്പു നടത്തുമെന്ന് ആരും വിചാരിച്ചില്ല
അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ച് കള്ളപ്പണക്കാരെയും അഴിമതിക്കാരെയും നല്ല പാഠം പഠിപ്പിച്ചു
എല്ലാ ഭാരതപൌരനും ഇതിലും നല്ല ദിനം വരാനില്ല
ഇക്കാര്യത്തിൽ അങ്ങയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി വ്യക്തമാക്കുന്നു
ചില കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ആളുകളിലൂടെ സർക്കാരുമായി ബന്ധപ്പെട്ട വഴികളിലൂടെ അറിയാനാകുമ്പോൾ ജോലി ചെയ്യാനുള്ള ഉത്സാഹം വർധിക്കുന്നു
വളരെ സന്തോഷമുണ്ടാകുന്നു എന്റെ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അദ്ഭുതകരമായ കഴിവുണ്ടെന്നു കണ്ട് വളരെ സന്തോഷം തോന്നുന്നു
മഹാരാഷ്ട്രയിലെ അകോലയിൽ നാഷണൽ ഹൈവേ 6 ൽ ഒരു റസ്റ്റോറന്റുണ്ട് അവിടെ ഒരു വലിയ ബോർഡുവച്ചിരിക്കുന്നു
നിങ്ങളുടെ കൈയിൽ പഴയ നോട്ടുണ്ടായിരിക്കെ നിങ്ങൾ ആഹാരം കഴിക്കാനാഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പണത്തെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കൂ വിശന്നു പോകാതെ ഇവിടെ നിന്നു ഭക്ഷണം കഴിച്ചിട്ടുതന്നെ പോകൂ
പിന്നീടെപ്പോഴെങ്കിലും ഈ വഴിയിലൂടെ പോകാനവസരമുണ്ടായാൽ തീർച്ചയായും പണം തന്നിട്ടു പോകണം
ആളുകൾ ഇവിടെ പോവുന്നു ഭക്ഷണം കഴിച്ചിട്ടു പോകുന്നു
24 നാളിനു ശേഷം അതുവഴി പോകുമ്പോൾ പണം കൊടുത്തിട്ടു പോകുകയും ചെയ്യുന്നു
ഇതാണ് എന്റെ നാടിന്റെ ശക്തി സേവന മനോഭാവവുമുണ്ട് ത്യാഗമനോഭാവവുമുണ്ട് വിശ്വാസവുമുണ്ട്
തെരഞ്ഞെടുപ്പു കാലത്ത് ചായ് പേ ചർച്ച എന്നൊരു പരിപാടി നടത്തി
അത് ലോകമെങ്ങുമറിഞ്ഞു
ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള ആളുകൾ ചായ് പേ ചർച്ച എന്നതു പറയാനും പഠിച്ചു
പക്ഷേ ചായ് പേ ചർച്ചയിൽ കല്യാണവും നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു
17 നവംബറിന് സൂറത്തിൽ ചായ് പേ ചർച്ചയുമായി ഒരു കല്യാണം നടന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു
ഗുജറാത്തിലെ സൂറത്തിൽ ഒരു പെൺകുട്ടി അവളുടെ കല്യാണത്തിനെത്തിയവർക്കെല്ലാം ചായ മാത്രം കൊടുത്തു
ഘോഷയാത്രയൊന്നും നടത്തിയില്ല ആഹാരപരിപാടികളൊന്നുമില്ലായിരുന്നുകാരണം നോട്ടുകൾ പിൻവലിച്ചതിനാൽ പണത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടായി
വരന്റെ കൂട്ടരും ഇതിനെ ബഹുമാനത്തോടെ സ്വീകരിച്ചു
സൂറത്തിലെ ഭരത് മാരൂവും ദക്ഷാ പർമാറും തങ്ങളുടെ വിവാഹത്തിലൂടെ അഴിമതിക്കെതിരെ കള്ളപ്പണത്തിനെതിരെ നടക്കുന്ന ഈ യുദ്ധത്തിൽ അവരുടെ മഹത്തായ പങ്കുവഹിച്ചുവെന്നതുതന്നെ പ്രേരണാദായകമാണ്
നവവധൂവരന്മാരായ ഭരത്തിനും ദക്ഷയ്ക്കും ഞാൻ മനംനിറഞ്ഞ് ആശീർവ്വാദമേകുന്നു
വിവാഹാവസരവും ഇതുപോലൊരു മഹായജ്ഞത്തിന്റെ ഭാഗമാക്കി ഒരുപുതിയ അവസരമാക്കി മാറ്റിയതിൽ വളരെയേറെ അഭിനന്ദനങ്ങൾ
ഒരു വിഷമസന്ധിയിൽ ആളുകൾ മികച്ച വഴികളാണു കണ്ടെത്തുന്നത്
ഞാൻ ഒരു ദിവസം രാത്രി വളരെ വൈകിയെത്തി ടിവി ന്യൂസ് കാണുകയായിരുന്നു
അസമിൽ ധകിയാജുലി എന്നൊരു ചെറിയ ഗ്രാമമുണ്ട്
തേയിലത്തോട്ടത്തിലെ ജോലിക്കാരാണ് അവിടെയുള്ളത്
അവർക്ക് ആഴ്ചക്കണക്കിനാണ് പണം കിട്ടുക
2000 ന്റെ നോട്ടു കിട്ടിയപ്പോൾ അവരെന്തു ചെയ്തു അടുത്തും അയൽപക്കത്തുമുള്ള നാലു സ്ത്രീകൾ ഒത്തുകൂടി
നാലുപേരും ഒരുമിച്ചു പോയി സാധനങ്ങൾ വാങ്ങി 2000 രൂപയുടെ നോട്ടു കൊടുത്തു
അവർക്ക് ചെറിയ നോട്ടുകളുടെ ആവശ്യം വന്നില്ല
കാരണം നാലുപേരും ചേർന്നാണ് സാധനങ്ങൾ വാങ്ങിയത്
അടുത്തയാഴ്ച കാണുമ്പോൾ അതിന്റെ കണക്കു നോക്കാമെന്നു തീരുമാനിച്ചു
ആളുകൾ തങ്ങളുടേതായ വഴികൾ കണ്ടെത്തുകയാണ്
ഈ മാറ്റം കണ്ടില്ലേ
അസമിലെ തേയിലത്തോട്ടങ്ങളിലെ ആളുകൾ അവിടെ എടിഎം വേണമെന്നാവശ്യപ്പെടുന്നുവെന്ന സന്ദേശമെത്തി
ഗ്രാമജീവിതത്തിലും എങ്ങനെയാണു മാറ്റം വരുന്നതെന്നു കണ്ടില്ലേ
ഈ നീക്കത്തിൽ ചില ആളുകൾക്ക് ഉടനടി നേട്ടമുണ്ടായി
രാജ്യത്തിന് വരും നാളുകളിലാണ് നേട്ടമുണ്ടാകാൻ പോകുന്നത് പക്ഷേ ചിലർക്ക് ഉടൻ നേട്ടമുണ്ടായി
ചില കണക്കുകൾ ചോദിച്ചു എന്തായി എന്നു തിരക്കിയപ്പോൾ ചെറിയ ചെറിയ നഗരങ്ങളിലെ ചില വിവരങ്ങൾ കിട്ടി
ഏകദേശം 4050 നഗരങ്ങളിൽ നിന്നു കിട്ടിയ വിവരമിതാണ് നോട്ടുകൾ പിൻവലിച്ചതുകാരണം അവരുടെ കൈയിൽ അവശേഷിച്ച രൂപയെല്ലാം പുറത്തെടുക്കേണ്ടി വന്നു
പലരും വെള്ളക്കരവും വൈദ്യുതിയുടെ ചാർജ്ജുമൊക്കെ അടയ്ക്കാനുണ്ടായിരുന്നു
പാവങ്ങളുടെ ശീലം രണ്ടു നാൾ മുന്നേകൂട്ടി അവരടയ്ക്കാനുള്ള തുകയെല്ലാം അടച്ചു തീർക്കുന്നതാണ്
ബന്ധങ്ങളുള്ള വലിയ ആളുകൾ തങ്ങളോട് ആരും ചോദിക്കാൻ വരില്ലെന്നു കരുതുന്നവർ അവരാണ് കൃത്യമായി പണമടയ്ക്കാത്തത്
അവരുടെ കുടിശ്ശിക വളരെ ബാക്കിയുണ്ടാകും
എല്ലാ മുനിസിപ്പാലിറ്റികളും 50 ശതമാനം കരം വന്നെങ്കിലായി
എന്നാൽ ഇപ്രാവശ്യം എട്ടാം തീയതിയിലെ ഈ തീരുമാനം കാരണം എല്ലാവരും തങ്ങളുടെ പഴയ നോട്ടുകളെല്ലാം അടച്ചുതീർക്കാൻ ഓടിയെത്തി
47 നഗരങ്ങളിൽ കഴിഞ്ഞ വർഷം ഈ സമയം മൂവായിരം മൂവായിരത്തഞ്ഞൂറു കോടി കരമടയ്ക്കപ്പെട്ടിരുന്നു
നിങ്ങൾക്കിതു കേട്ടാൽ ആശ്ചര്യവും സന്തോഷവും തോന്നും ഈയാഴ്ച പതിമൂവായിരം കോടിയാണ് കരമായി പിരിഞ്ഞു കിട്ടിയത്
മൂവായിരംമൂവായിരത്തഞ്ഞൂറുകോടിയെവിടെ പതിമൂവായിരം കോടിയെവിടെ
അതും നേരിട്ടു ചെന്ന് അടച്ചത്
ആ മുനിസിപ്പാലിറ്റികളിൽ നാലിരട്ടി പണമെത്തിയതുകൊണ്ട് സ്വാഭാവികമായും ദരിദ്രരുടെ ചേരികളിൽ കുണ്ടും കുഴിയുമെല്ലാം അടയ്ക്കപ്പെടും
വെള്ളത്തിനുള്ള ഏർപ്പാടുണ്ടാകും അംഗനവാടിയ്ക്കുള്ള ഏർപ്പാടുണ്ടാകും
ഇതിന്റെ നേരിട്ടുള്ള പ്രഭാവം കാണാനാകുന്ന ഇതുപോലുള്ള അനേകം ഉദാഹരണങ്ങൾ ഉണ്ടാകും
സഹോദരീ സഹോദരന്മാരേ നമ്മുടെ ഗ്രാമങ്ങൾ നമ്മുടെ കർഷകർ ഈ രാജ്യത്തിന്റെ സാമ്പത്തികവ്യവസ്ഥിതിയുടെ ബലമുള്ള അച്ചുതണ്ടാണ്
ഒരു വശത്ത് സാമ്പത്തിക വ്യവസ്ഥിതിയിലെ ഈ പുതിയ മാറ്റം കാരണം ബുദ്ധിമുട്ടുകൾക്കിടയിൽ എല്ലാ പൌരന്മാരും അതിനോടു പൊരുത്തപ്പെടുകയാണ്
എന്നാൽ ഇന്നു ഞാൻ ഈ നാട്ടിലെ കർഷകരെ വിശേഷാൽ അഭിനന്ദിക്കാനാഗ്രഹിക്കുന്നു
ഞാൻ കൃഷി വിതയ്ക്കലിന്റെ കണക്കെടുക്കുകയായിരുന്നു
ഗോതമ്പാണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും എണ്ണക്കുരുക്കളാണെങ്കിലും നവംബർ 20ാം തീയതി വരെയുള്ള കണക്കു പ്രകാരം വിത്തിറക്കുന്നതിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്
ബുദ്ധിമുട്ടുകൾക്കിടയിലും കർഷകർ വഴി കണ്ടെത്തുന്നുണ്ട്
സർക്കാർ പല തീരുമാനങ്ങളുമെടുത്തിട്ടുണ്ട്
അതിൽ കർഷകർക്കും ഗ്രാമങ്ങൾക്കും മുൻഗണന കൊടുത്തിട്ടുണ്ട്
എന്നാലും ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടികളും സ്വാഭാവികമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും സഹിച്ചുകൊണ്ടുതന്നെ ഉറച്ചു നിലകൊണ്ടിട്ടുണ്ട് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ്
നമ്മുടെ രാജ്യത്തെ ചെറുകിട കച്ചവടക്കാർ തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകൾ വർധിപ്പിക്കുന്നുമുണ്ട്
കഴിഞ്ഞ ബജറ്റിൽ ഞങ്ങൾ ഒരു പ്രധാന തീരുമാനമെടുക്കുകയുണ്ടായി
വലിയ വലിയ മാളുകളിലെപ്പോലെ ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ കച്ചവടക്കാർക്കും ഇപ്പോൾ 24 മണിക്കൂറും കച്ചവടം നടത്താം നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല
കാരണം എന്റെ അഭിപ്രായത്തിൽ വലിയവലിയ മാളുകൾക്ക് 24 മണിക്കൂർ കിട്ടുമ്പോൾ ഗ്രാമത്തിലെ ദരിദ്രനായ കടക്കാരന് എന്തുകൊണ്ടു കിട്ടിക്കൂടാ മുദ്രാ പദ്ധതിപ്രകാരം അവർക്ക് വായ്പ കൊടുക്കുന്ന കാര്യത്തിൽ എടുത്തുപറയാവുന്ന പുരോഗതിയുണ്ട്
മുദ്രാ പദ്ധതിപ്രകാരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപാ ഇതുപോലുള്ള ചെറുകിടക്കാർക്ക് നൽകുകയുണ്ടായി കാരണം കോടിക്കണക്കിന് ആളുകളാണ് ഈ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നത് കോടിക്കണക്കിനു രൂപയുടെ വ്യാപാരത്തിന് ഗതിവേഗമേകുന്നത്
പക്ഷേ ഈ തീരുമാനപ്രകാരം അവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമായിരുന്നു
എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ കച്ചവടക്കാരും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൊബൈൽ ആപ് വഴി മൊബൈൽ ബാങ്കിംഗ് വഴി ക്രെഡിറ്റ് കാർഡിലൂടെ തങ്ങളുടേതായ രീതി അവലംബിച്ച് ഉപഭോക്താക്കളെ സേവിക്കുന്നു
വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്
ഞാൻ ഈ ചെറുകിട കച്ചവടക്കാരോടു പറയാനാഗ്രഹിക്കുന്നത് നിങ്ങൾക്കും ഡിജിറ്റൽ ലോകത്തേക്കു പ്രവേശിക്കാനുള്ള അവസരമാണിതെന്നാണ്
നിങ്ങളും മൊബൈൽ ഫോണിൽ ബാങ്കുകളുടെ ആപ് ഡൌൺലോഡു ചെയ്യൂ
നിങ്ങളും ക്രെഡിറ്റ് കാർഡുപയോഗിക്കാൻ പീഓഎസ് മെഷീൻ വയ്ക്കൂ
നോട്ടില്ലാതെ എങ്ങനെ കച്ചവടം നടത്താമെന്ന് നിങ്ങളും പഠിക്കൂ
വലിയ വലിയ മാളുകൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തങ്ങളടെ വ്യാപാരം വർധിപ്പിക്കുന്നതുപോലെ ഒരു ചെറിയ കച്ചവടക്കാരനും ഉപയോഗിക്കാൻ എളുപ്പമുള്ള സാങ്കേതികവിദ്യയിലൂടെ അയാളുടെ കച്ചവടം വർധിപ്പിക്കാൻ സാധിക്കും
കുഴപ്പത്തിന്റെ പ്രശ്നമേയില്ല കച്ചവടം വളർത്താനുള്ള അവസരമാണ്
നോട്ടില്ലാത്ത ഒരു സമൂഹനിർമ്മിതിക്കായി നിങ്ങൾക്ക് വലിയ സംഭാവനകൾ നല്കാനാകും
അതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു
നിങ്ങളുടെ വ്യാപാരം വർധിപ്പിക്കാൻ മൊബൈൽ ഫോണിലേക്ക് ബാങ്കിംഗ് സംവിധാനത്തെ മുഴുവൻ കൊണ്ടുവരാൻ സാധിക്കും
കച്ചവടം നടത്താൻ ഇന്ന് നോട്ടല്ലാതെയും വളരെയേറെ മാർഗ്ഗങ്ങളുണ്ട്
സാങ്കേതികവിദ്യയുടെ വഴിയാണ് സുരക്ഷിതമാണ് വേഗത്തിൽ സാധിക്കാവുന്നതുമാണ്
ഈ നീക്കത്തെ വിജയിപ്പിക്കാൻ സഹായിക്കൂ
ഇത്രമാത്രമല്ല മാറ്റത്തിനു നേതൃത്വം നല്കൂ
നിങ്ങൾക്ക് മാറ്റത്തിനു നേതൃത്വം വഹിക്കാനാകുമെന്നെനിക്കറിയാം
നിങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ കച്ചവടത്തിലും ഈ സാങ്കേതികവിദ്യ നടപ്പിൽ വരുത്താനാകുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
തൊഴിലാളി സഹോദരീ സഹോദരന്മാരോടും ഞാൻ പറയാനാഗ്രഹിക്കുന്നു
നിങ്ങൾ വളരെയേറെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്
കടലാസിൽ ഒരു കൂലിയും കൈയിൽ കിട്ടുന്നത് മറ്റൊന്നുമായിരുന്നു
ചിലപ്പോൾ കൂലി മുഴുവൻ കിട്ടിയാലും പുറത്ത് അതിന്റെ പങ്കുപറ്റാൻ ചിലർ നില്ക്കുന്നുണ്ടാകും
തൊഴിലാളികൾ ഈ ചൂഷണത്തെ നിവൃത്തിയില്ലാതെ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിത്തന്നെ കണക്കാക്കിപ്പോന്നു
ഈ പുതിയ സംവിധാനത്തിലൂടെ നാമാഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ബാങ്കിൽ അക്കൌണ്ട് ഉണ്ടാകണമെന്നും കൂലിപ്പണം നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിക്കപ്പെടണമെന്നുമാണ്
അതിലൂടെ കുറഞ്ഞകൂലി സംബന്ധിച്ച നിബന്ധന പാലിക്കപ്പെടും
നിങ്ങൾക്ക് കുറവു വരുത്താതെ മുഴുവൻ കൂലിയും കിട്ടണം
നിങ്ങളെ ആരും ചൂഷണം ചെയ്യാനിടയാകരുത്
നിങ്ങളുടെ ബാങ്കക്കൌണ്ടിൽ പണം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കും ചെറിയ മൊബൈൽ ഫോണിൽ കച്ചവടകാര്യങ്ങൾ നടത്താം
വലിയ സ്മാർട്ട് ഫോണിന്റെയൊന്നും ആവശ്യമില്ല
ഇപ്പോൾ മൊബൈൽ ഫോണിന് ഇപേഴ്സിന്റെ കർമ്മം നിർവ്വഹിക്കാനാകും
നിങ്ങൾക്ക് ആ മൊബൈൽ ഫോണിലൂടെത്തന്നെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്നും എന്തുതന്നെ വാങ്ങണമെങ്കിലും വാങ്ങാം അതിലൂടെത്തന്നെ പണവും നൽകാം
അതുകൊണ്ട് തൊഴിലാളി സഹോദരീ സഹോദന്മാരോട് ഈ പദ്ധതിയിൽ പങ്കുചേരാൻ ഞാൻ പ്രത്യേകം അഭ്യർഥിക്കുന്നു
കാരണം ഇത്രയും വലിയ ഒരു തീരുമാനം ഞാനെടുത്തത് പാവങ്ങൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും അവസരം നിഷേധിക്കപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയാണ്
ഇതിന്റെ നേട്ടം അവർക്കു കിട്ടണം
ഇന്നു ഞാൻ യുവാക്കളോടു വിശേഷാൽ ചിലതു പറയാനാഗ്രഹിക്കുന്നു
65 ശതമാനം ജനങ്ങൾ 35 വയസ്സിലും കുറഞ്ഞവരാണെന്ന് നാം ലോകത്തോടു കൊട്ടിഘോഷിക്കുന്നു
നിങ്ങൾക്ക് എന്റെ രാജ്യത്തിലെ യുവതീ യുവാക്കൾക്ക് എന്റെ തീരുമാനം ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയാം
ഈ തീരുമാനത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും എനിക്കറിയാം
ഈ കാര്യത്തെ പ്രയോജനപ്രദമായ രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാൻ നിങ്ങൾ വളരെ പങ്കുവഹിക്കുന്നെന്നും എനിക്കറിയാം
സുഹൃത്തുക്കളേ നിങ്ങളെന്റെ യഥാർഥ സൈനികരാണ് എന്റെ നല്ല സുഹൃത്തുക്കളാണ്
മാതൃഭാരതത്തെ സേവിക്കാനുള്ള ഒരു ആശ്ചര്യകരമായ അവസരം നമ്മുടെ മുന്നിലെത്തിയിരിക്കയാണ് രാജ്യത്തെ സാമ്പത്തിക ഔന്നത്യത്തിലേക്കു കൊണ്ടുപോകാനുള്ള അവസരമാണിത്
എന്റെ യുവാക്കളേ നിങ്ങൾക്കെന്നെ സഹായിക്കാനാകുമോ എന്റെ കൂടെ നിന്നതുകൊണ്ടു മാത്രം കാര്യമായില്ല
പുതിയ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ളിടത്തോളം അനുഭവം പഴയ തലമുറയ്ക്കില്ല
നിങ്ങളുടെ കുടുംബത്തിൽ ജ്യേഷ്ഠന്മാർക്കോ അച്ഛനമ്മമാർക്കോ അപ്പച്ചിചിറ്റപ്പനോ അമ്മാവൻഅമ്മാവിക്കോ ഒക്കെ കാര്യം അറിയില്ലായിരിക്കാം
ആപ് എന്താണെന്നു നിങ്ങൾക്കറിയാം ഓൺലൈൻ ബാങ്കിംഗ് എന്തെന്നറിയാം ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് എന്നെല്ലാമറിയാം
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സാധാരണ കാര്യമാണ് നിങ്ങളത് ഉപയോഗിക്കുന്നു
എന്നാൽ ഇന്ന് രാജ്യം നോട്ടില്ലാത്ത ഒരു സമൂഹനിർമ്മിതിയെന്ന ഒരു മഹാകാര്യമാണു ചെയ്യാനാഗ്രഹിക്കുന്നത്
നൂറുശതമാനവും നോട്ടില്ലാത്ത ഒരു സമൂഹം സാധ്യമല്ലെന്നതു ശരിതന്നെ
പക്ഷേ കുറച്ച് നോട്ടുപയോഗിക്കുന്ന സമൂഹമായി നമുക്കു മാറാനാവില്ലേ നിങ്ങൾ ഒരുപ്രാവശ്യം കുറച്ചുനോട്ടുള്ള സമൂഹനിർമ്മിതിക്കു തുടക്കമിട്ടാൽ നോട്ടില്ലാത്ത സമൂഹനിർമ്മിതി അകലെയാവില്ല
ഇക്കാര്യത്തിൽ നിങ്ങളുടെ നേരിട്ടുള്ള സഹായംവേണം നിങ്ങളുടെ സമയം വേണം നിങ്ങളുടെ ദൃഢനിശ്ചയം വേണം
നിങ്ങളെന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് എനിക്കു വിശ്വാസമുണ്ട്
കാരണം നാം ഭാരതത്തിലെ ദരിദ്രരുടെ ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്
നോട്ടില്ലാത്ത സമൂഹത്തിന് ഡിജിറ്റൽ ബാങ്കിംഗിന് അതല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗിന് ഇന്ന് എന്തെല്ലാം അവസരങ്ങളുണ്ടെന്നു നിങ്ങൾക്കറിയാം
എല്ലാ ബാങ്കുകളും ഓൺലൈൻ സൌകര്യം നല്കുന്നുണ്ട്
ഭാരതത്തിലെ എല്ലാ ബാങ്കുകൾക്കും മൊബൈൽ ആപ്പുകളുണ്ട്
എല്ലാ ബാങ്കുകൾക്കും സ്വന്തമായി വാലറ്റുണ്ട്
വാലറ്റെന്നാൽ അർഥം ഇപേഴ്സ് എന്നാണ്
പല തരത്തിലുള്ള കാർഡുകൾ ലഭ്യമാണ്
ജൻധൻ പദ്ധതിയുടെ ഭാഗമായി ഭാരതത്തിലെ കോടിക്കണക്കിന് ദരിദ്രകുടുംബങ്ങളുടെ പക്കൽ രുപേ കാർഡുണ്ട്
വളരെ കുറച്ചുമാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന രുപേ കാർഡിന്റെ ഉപയോഗത്തിൽ എട്ടാം തീയതിക്കുശേഷം 300 ഇരട്ടി വർധനവുണ്ടായി
മൊബൈൽ ഫോണിൽ പ്രീപെയ്ഡ് കാർഡുള്ളതുപോലെ ബാങ്കിൽനിന്നും പണം ചെലവാക്കാൻ പ്രീപെയ്ഡ് കാർഡു ലഭിക്കുന്നു
യുപിഐ എന്നത് കച്ചവടം നടത്താനുള്ള മറ്റൊരു വലിയ തലമാണ്
അതുപയോഗിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം പണമയക്കാം പണം വാങ്ങുകയുമാകാം
നിങ്ങൾ വാട്സ് ആപിൽ സന്ദേശമയക്കുന്നതുപോലെ ലളിതമാണിത്
ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്കുപോലും ഇന്ന് വാട്സ് ആപിൽ അയയ്ക്കാനറിയാം ഫോർവേഡു ചെയ്യാനുമറിയാം
ഇത്രമാത്രമല്ല ഇതിന് വലിയ സ്മാർട് ഫോണൊന്നും ആവശ്യമില്ലാത്തവിധം സാങ്കേതികവിദ്യ ലളിതമായിക്കൊണ്ടിരിക്കുന്നു
സാധാരണയായുള്ള ഫോണുപയോഗിച്ചുപോലും പണം അയയ്ക്കാനാകും
അലക്കുകാരനാണെങ്കിലും പച്ചക്കറി കച്ചവടം ചെയ്യുന്നയാളാണെങ്കിലും പാൽ വിൽക്കുന്നയാളാണെങ്കിലും പത്രം വിൽക്കുന്നയാളാണെങ്കിലും ചായ വില്ക്കുന്നയാളാണെങ്കിലും കടല വിൽക്കുന്നയാളാണെങ്കിലും ഇത് സൌകര്യപൂർവ്വം ഉപയോഗിക്കാം
ഈ ഏർപ്പാടുകൾ കൂടുതൽ ലളിതമാക്കുന്ന കാര്യത്തിന് ഞാൻ ഊന്നൽ കൊടുക്കുകയുണ്ടായി
എല്ലാ ബാങ്കുകളും അതിനു ശ്രമിക്കുന്നു
ഇപ്പോൾ ഓൺലൈൻ സർചാർജ്ജ് റദ്ദു ചെയ്തിരിക്കുന്നു
ഇതുപോലെയുള്ള മറ്റു ചെലവുകളും റദ്ദു ചെയ്തതായി കഴിഞ്ഞ രണ്ടുനാലു ദിവസങ്ങളിലെ പത്രത്തിൽ കണ്ടുകാണും
ഇതിലൂടെ നോട്ടില്ലാത്ത സമൂഹത്തിലേക്കുള്ള നീക്കത്തിന് ശക്തിപകരാനാണ് ശ്രമിക്കുന്നത്
എന്റെ യുവസുഹൃത്തുക്കളേ ഇതെല്ലാമുണ്ടെങ്കിലും ഇതൊന്നുമറിയാത്ത ഒരു വലിയ തലമുറയുണ്ട്
നിങ്ങളെല്ലാം ഈ മഹത്തായ കാര്യത്തിൽ പ്രവർത്തനനിരതരാണെന്ന് എനിക്കു നന്നായി അറിയാം
വാട്സ് ആപിൽ നിങ്ങൾ നല്കുന്ന സൃഷ്ടിപരമായ സന്ദേശങ്ങൾ മുദ്രാവാക്യങ്ങൾ കവിതകൾ ചെറുകഥകൾ കാർട്ടൂണുകൾ പുതിയ പുതിയ സങ്കൽപ്പങ്ങൾ കളിതമാശകൾ എല്ലാം ഞാൻ കാണുന്നുണ്ട്
എല്ലാ വെല്ലുവിളികൾക്കുമിടയിലും നമ്മുടെ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവ് കണ്ടിട്ട് ഏതോ കാലത്ത് യുദ്ധഭൂമിയിൽ ഗീത ഉണ്ടായതുപോലെ ഇന്ന് വലിയ മാറ്റത്തിന്റെ കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലും സ്വന്തമായ സൃഷ്ടിപരമായ കഴിവ് പ്രകടമാകുന്നു എന്നാണ് തോന്നുന്നത്
എങ്കിലും എന്റെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളേ ഞാൻ വീണ്ടും നിങ്ങളോടു പറയുന്നു ഇക്കാര്യത്തിൽ എനിക്കു നിങ്ങളുടെ സഹായം വേണം
ഞാൻ വീണ്ടും പറയുന്നു എനിക്കു നിങ്ങളുടെ സഹായം വേണം
നിങ്ങൾ എന്റെ രാജ്യത്തിലെ കോടിക്കണക്കിന് യുവാക്കൾ ഈ കാര്യം ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്
നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ നോട്ടില്ലാത്ത സമൂഹത്തിന്റെ ഭാഗമാകുമെന്ന് സ്വയം തീരുമാനിക്കൂ
നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺലൈൻ ചെലവുകൾ ചെയ്യാനുള്ള സങ്കേതികവിദ്യയെല്ലാം ലഭ്യമായിരിക്കും
ഇത്രമാത്രമല്ല എല്ലാ ദിവസവും അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ടുമണിക്കൂറെടുത്ത് കുറഞ്ഞത് പത്തു കുടുംബങ്ങളെ ഈ സാങ്കേതിക വിദ്യയെന്താണെന്ന് ഈ സങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എങ്ങനെയാണ് ബാങ്കിന്റെ ആപ് ഡൌൺലോഡു ചെയ്യുന്നതെന്ന് പഠിപ്പിക്കൂ
സ്വന്തം അക്കൌണ്ടിൽ കിടക്കുന്ന പണം എങ്ങനെ ചെലവാക്കുന്നു എങ്ങനെ കടക്കാരനു കൊടുക്കാം എന്നു പഠിപ്പിക്കൂ
എങ്ങനെ കച്ചവടം നടത്താമെന്ന് കടക്കാരനെ പഠിപ്പിക്കൂ
നോട്ടില്ലാത്ത സമൂഹം നോട്ടുകളുടെ കോലാഹലത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള മഹായാത്രയിൽ നാടിനെ അഴിമതിയിൽ നിന്നു മുക്തമാക്കാനുള്ള യാത്രയിൽ കള്ളപ്പണത്തിൽ നിന്നു മുക്തമാക്കാനുള്ള യാത്രയിൽ ജനങ്ങളെ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള യാത്രയിൽ നിങ്ങൾ നേതൃത്വം നല്കണം
റുപേ കാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരിക്കൽ ആളുകളെ പഠിപ്പിച്ചാൽ ദരിദ്രർ നിങ്ങളെ ആശീർവ്വദിക്കും
സാധാരണ ജനങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചാൽ അവർക്കൊരുപക്ഷേ എല്ലാ വേവലാതികളിൽ നിന്നും മോചനം ലഭിക്കും
ഈ കാര്യത്തിൽ ഭാരതത്തിലെ എല്ലാ യുവാക്കളും ഏർപ്പെട്ടാൽ ഇതിന് അധികം സമയം വേണ്ടിവരുമെന്ന് എനിക്കു തോന്നുന്നില്ല
ഒരു മാസത്തിനുള്ളിൽത്തന്നെ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ഒരു പുതിയ ഭാരതത്തെ അവതരിപ്പിക്കാനാകും
ഇക്കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ചെയ്യാം ദിവസേന പത്തു വീട്ടിൽ പോയി ചെയ്യാം ദിവസേന പത്തു വീടുകളെ ഇതുമായി ബന്ധിപ്പിക്കാം
ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വരൂ
കേവലം പിന്തുണ മാത്രമല്ല നമുക്ക് ഈ മാറ്റത്തിന്റെ സേനാനിയാകാം മാറ്റം വരുത്തിയേ വിശ്രമിക്കാവൂ
രാജ്യത്തെ അഴിമതിയിൽ നിന്നും കള്ളപ്പണത്തിൽ നിന്നുംമോചിപ്പിക്കാനുള്ള ഈ യുദ്ധം നാം മുന്നോട്ടു കൊണ്ടുപോകും
യുവാക്കൾ ജീവിതത്തെത്തന്നെ മാറ്റിമറിച്ച അനേകം രാജ്യങ്ങളുണ്ട് ലോകത്തിൽ
മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വിപ്ലവമുണ്ടാക്കുന്നത് യുവാക്കളാണെന്ന കാര്യം അംഗീകരിക്കേണ്ടിത്തന്നെ വരും
കെനിയ തീരുമാനിച്ചിറങ്ങി എംപിഇഎസ്എ എന്ന പേരിൽ മൊബൈൽ പദ്ധതിയുണ്ടാക്കി സാങ്കേതികവിദ്യ ഉപയോഗിച്ചു എംപെസാ എന്നു പേരിട്ടു
ഇന്ന് ആഫ്രിക്കയിലെ കെനിയയിൽ എല്ലാ ബിസിനസ്സുകളും ഇതിലേക്കു മാറാൻ തയ്യാറായിരിക്കുകയാണ്
ആ രാജ്യം ഒരു വിപ്ലവം തന്നെ നടത്തി
എന്റെ പ്രിയപ്പെട്ട യുവാക്കളേ ഞാൻ വീണ്ടും ഒരിക്കൽകൂടി ഒരിക്കൽകൂടി നിങ്ങൾ ഈ മുന്നേറ്റത്തെ മുന്നോട്ടു കൊണ്ടുപോകണമെന്നഭ്യർഥിക്കുന്നു
എല്ലാ സ്കൂളുകളിലും കോളജുകളിലും സർവ്വകലാശാലകളിലും എൻസിസി എൻഎസ്എസ് എല്ലാം ഒരുമിച്ചും വേറിട്ടും ഈ കാര്യം ചെയ്യണമെന്നു ഞാനഭ്യർഥിക്കുന്നു
ഇതു നമുക്കു മുന്നോട്ടു കൊണ്ടുപോകാം
രാജ്യത്തിനായി നല്ലൊരു സേവനം ചെയ്യാൻ നമുക്കവസരം ലഭിച്ചിരിക്കുന്നു
ഈ അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല
പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ നമ്മുടെ രാജ്യത്തെ ഒരു മഹാനായ കവി ശ്രീ
ഹരിവംശറായ് ബച്ചൻജിയുടെ ജന്മവാർഷിക ദിനമാണിന്ന്
ഇന്ന് ഹരിവംശറായ് ബച്ചന്റെ ജന്മദിനത്തിൽ ശ്രീ
അമിതാഭ് ബച്ചൻ ശുചിത്വ യജ്ഞത്തിന് ഒരു മുദ്രാവാക്യം നൽകിയിരിക്കുന്നു
നിങ്ങൾ കണ്ടിരിക്കും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രസിദ്ധ കലാകാരനായ അമിതാഭ് ശുചിത്വ യജ്ഞം വളരെ ഹൃദയപൂർവ്വം മുന്നോട്ടു നയിക്കുന്നു
ശുചിത്വമെന്നത് അദ്ദേഹത്തിന്റെ അണുഅണുവിൽ വ്യാപിച്ചിരിക്കുന്നെന്നാണു തോന്നുന്നത്
അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജന്മവാർഷികത്തിനും അദ്ദേഹത്തിന് ശുചിത്വത്തിന്റെ കാര്യം ഓർമ്മവന്നത്
ഹരിവംശറായ് ജിയുടെ ഒരു കവിതയുടെ ഒരു വരി അദ്ദേഹം എഴുതിയിരിക്കുന്നു മൺ ശരീരം ഉല്ലാസം നിറഞ്ഞ മനസ്സ് ക്ഷണിക ജീവിതം അതാണു ഞാൻ
മിട്ടി കാ മൻ മസ്തി കാ മൻ ക്ഷൺ ഭർ ജീവൻ അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ അമിതാഭ്ജിയുടെ ഞരമ്പുകളിൽ ശുചിത്വ യജ്ഞം രക്തംപോലെ ഒഴുകുന്നു
ഹരിവംശറായ്ജിയുടെ കവിത ഉപയോഗിച്ച് അദ്ദേഹം എനിക്കെഴുതിയിരിക്കുന്നു സ്വച്ഛമായ ശരീരം സ്വച്ഛമായ മനസ്സ് സ്വച്ഛമായ ഭാരതം അതാണു ഞാൻ
ഹരിവംശറായ് ജിയെ ആദരപൂർവ്വം പ്രണമിക്കുന്നു
അമിതാഭ് ബച്ചനോട് മൻ കീ ബാത്തിൽ ഇങ്ങനെ പങ്കാളിയാകുന്നതിനും ശുചിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നന്ദി പ്രകടിപ്പിക്കുന്നു
എന്റെ പ്രിയ ദേശവാസികളേ ഇപ്പോൾ മൻ കീ ബാത്ലൂടെ നിങ്ങളുടെ ചിന്തകളുമായി നിങ്ങളുടെ കാഴ്ചപ്പാടുമായി നിങ്ങളുടെ കത്തുകളിലൂടെയും മൈ ഗവ് ലൂടെയും നരേന്ദ്രമോദി ആപിലൂടെയും ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുപോരുന്നു
ഇപ്പോൾ 11 മണിക്കാണ് ഈ മൻ കീ ബാത് നടക്കുന്നത്
ഇനി പ്രാദേശിക ഭാഷകളിലും ഇതു കഴിഞ്ഞാലുടനെ കേൾക്കാം
പുതിയതായി അവർ അങ്ങനെയൊരു തുടക്കം കുറിക്കുന്നതിൽ ഞാൻ ആകാശവാണിയോട് കൃതജ്ഞനാണ്
ഹിന്ദി ഭാഷ പ്രചരിച്ചിട്ടില്ലാത്തിടത്തുള്ള ജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെടുവാനുള്ള അവസരം കിട്ടുന്നു
നിങ്ങൾക്കേവർക്കും വളരെ നന്ദി